Errorsഉം എക്ലിപ്സ് ഉപയോഗിച്ചുള്ള Debuggingഉം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ സംഭവിക്കാവുന്ന എറർസ് എക്ലിപ്സ് ഉപയോഗിച്ച് അവ കണ്ടുപിടിക്കുന്നതും തിരുത്തുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾ Eclipseൽ ഒരു ജാവ പ്രോഗ്രാം സൃഷ്ടിച്ച് റൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു ലളിതമായ ജാവ പ്രോഗ്രാമിൽ സംഭവിക്കാവുന്ന ചില എറർസ് semicolon നൽകാതിരിക്കുന്നത്
ഒരു സന്ദേശം ഡബിൾ quotesനുള്ളിൽ നൽകാത്തത് filenameഉം classnameഉം തമ്മിൽ ചേരാത്തത്
പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് lowercaseൽ ടൈപ്പ് ചെയ്യുന്നത്
നമുക്ക് Eclipseൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ഇത്രേം എറർസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
ഇവിടെ നമുക്ക് ഹെല്ലോവർൾഡ് ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ച പ്രൊജക്റ്റോട് കൂടിയ എക്ലിപ്സ് ഇടെ കാണാം
ഈ പ്രൊജക്റ്റിൽ ഒരു പുതിയ ക്ലാസ് സൃഷ്ടിക്കുന്നു
ഇതിനായി ന്യൂ ക്ലാസ് ഉപയോഗിക്കുന്നു
ഈ classന് എറർ ഫ്രീ എന്ന പേര് നൽകുന്നു
എന്നിട്ട് മെത്തോട് stubsൽ പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തിരഞ്ഞെടുക്കുക

പാക്കേജ് എക്സ്പ്ലോറർ മിനിമൈസ് ചെയ്യട്ടെ
കമന്റുകൾ നീക്കം ചെയ്യുന്നു
കുറച്ച് എറർസ് വരുത്തി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുക

Eclipseൽ എറർ ഉള്ള വരി ഇടത് മാർജിനിൽ ഒരു റെഡ് ക്രോസ് മാർക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു
ഇവിടെ systemoutപ്രിന്റ്ലൻ വരിയിൽ എറർസ് ഉള്ളതിനാൽ ഇടത് വശത്ത് റെഡ് ക്രോസ് മാർക്ക് കാണുന്നു
ക്രോസ് markന് മുകളിൽ മൌസ് വയ്ക്കുമ്പോൾ എററിന്റെ പട്ടിക കാണിക്കുന്നു
ആദ്യം കാണുന്ന എറർ ഇതാണ് സിന്റാക്സ് എറർ ഇൻസെർട്ട് semi കോളൻ ടോ കോംപ്ലീറ്റ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ്
അതായത് നമ്മൾ പ്രോഗ്രാമിലെ ഓരോ സ്റ്റേറ്റ്മെന്റും semicolonൽ അവസാനിപ്പിക്കണം
അത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ നൽകുന്നു
Ctrl s പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
ശ്രദ്ധിക്കുക നമ്മൾ സെമിക്കോളൻ നൽകിയതിന് ശേഷം ഫയൽ സേവ് ചെയ്യുമ്പോൾ ആദ്യത്തെ എറർ ഇല്ലാതാകുന്നു
ഇപ്പോൾ ഒരു എറർ മാത്രമേയുള്ളൂ
അത് പറയുന്നത് ഹെല്ലോ വർൾഡ് കാന്നോട്ട് ബെ റിസോൾവ്ഡ് ടോ a വേരിയബിൾ ഇതിനർത്ഥം കൺസോളിൽ കാണിക്കേണ്ട എല്ലാ സന്ദേശങ്ങളും ഡബിൾ quotesൽ ആണ് നൽകേണ്ടത്
ക്യൂട്ടീസ് ഇല്ലെങ്കിൽHelloWorld ഒരു വേരിയബിളിന്റെ പേരെന്ന് ജാവ കരുതുന്നു
നമുക്ക് സന്ദേശത്തിന്റെ മുൻപും പിൻപും ഡബിൾ ക്യൂട്ടീസ് നൽകാം
സേവ് ചെയ്യാൻ Ctrl s കൊടുക്കുക
റെഡ് ക്രോസ് ഇല്ലാതാകുകയും പ്രോഗ്രാം എറർ ഫ്രീ ആകുന്നതായും കാണാം
ഇപ്പോൾ പ്രോഗ്രാം റണ് ചെയ്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
റണ് എഎസ് ജാവ അപ്ലിക്കേഷൻസ് കൺസോളിൽ സന്ദേശം പ്രിന്റ്ചെയ്യുന്നത് കാണാം
അടുത്ത എറർ പരിശോധിക്കാം
ഫൈൽ nameന്റേയും ക്ലാസ് nameന്റേയും ചേർച്ചയില്ലായ്മ മൂലമാണ് ഇത് സംഭവിക്കുന്നത്
ഇത് Eclipseൽ സാധാരണ സംഭവിക്കാറില്ല
എന്തെന്നാൽ നമ്മൾ ഒരു ഫയൽ സൃഷ്ടിക്കുന്നതിന് ന്യൂ ക്ലാസ് വിസാർഡ് ഉപയോഗിക്കുന്നതിനാൽ എക്ലിപ്സ് സ്വയമേ ഫയൽ സൃഷ്ടിക്കുന്നു
എന്നാൽ നമ്മൾ ഒരു ജാവ ഫൈൽ എക്ലിപ്സ് പുറത്ത് സൃഷ്ടിച്ചിട്ട് അത് പ്രൊജക്റ്റിൽ ചേർക്കുകയാണെങ്കിൽ ഈ എററിന് സാധ്യതയുണ്ട്
അതിനാൽ നമുക്ക് ക്ലാസ് നാമെ മാറ്റി ഈ എറർ വരുത്താം
ജാവ case സെൻസിറ്റീവ് ആയതിനാൽ ഇപ്പോൾ ക്ലാസ് nameഉം ഫൈൽ nameഉം ഒരേ പോലെ അല്ല
ഇടത് മാർജിനിലെ റെഡ് ക്രോസ് മാർക്ക് ശ്രദ്ധിക്കുക
എറർ സന്ദേശം തെ പബ്ലിക്ക് ടൈപ്പ് എറർഫ്രീ മസ്റ്റ് ബെ ഡിഫൈൻഡ് ഇൻ ഐടിഎസ് ഓൺ ഫൈൽ എന്ന് കാണുന്നു
അത് പോലെ എറർഫ്രീ വാക്കിന് താഴെ കാണുന്ന ചുവന്ന വര ശ്രദ്ധിക്കുക
എക്ലിപ്സ് വിവേകപരമായി രണ്ട് തിരുത്തൽ മാർഗങ്ങൾ നൽകുന്നു
നമുക്ക് ഇവിടെ രണ്ട് തിരുത്തൽ മാർഗങ്ങൾ ഉണ്ട്
ആദ്യത്തേത് റിനേം കമ്പൈലേഷൻ യുണിറ്റ് ടോ എറർഫ്രീ ജാവ രണ്ടാമത്തേത് റിനേം തെ ടൈപ്പ് ടോ എറർഫ്രീ
നമ്മൾ സ്വീകരിക്കുന്നത് രണ്ടാമത്തേത് ആണ്
ഫയൽ പുനർനാമകരണം ചെയ്യുമ്പോൾ ക്ളാസ് എറർഫ്രീ ആകുന്നു
ഇവിടുത്തെ എറർ ഇല്ലാതാകുന്നു

അടുത്ത എറർ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ടൈപ്പിംഗ് പിഴവുകൾ കാരണം സംഭവിക്കുന്നു
വലിയ അക്ഷരം Sന് പകരം ചെറിയ അക്ഷരം s കൊടുക്കുക
red ക്രോസ് മാർക്ക് ശ്രദ്ധിക്കുക
എറർ സന്ദേശം ഇങ്ങനെ കാണുന്നു സിസ്റ്റം കാന്നോട്ട് ബെ റിസോൾവ്ഡ്
ഇതിനർത്ഥം ജാവ സിസ്റ്റം എന്ന് പേരുള്ള ഒരു ക്ളാസോ objectഓ വേരിയബിളോ വേരിയബിളോ പ്രതീക്ഷിക്കുന്നു
എന്നാൽ കോഡിൽ ഒരു സിസ്റ്റം objectഉം കാണുന്നില്ല
സാധ്യമായ ചില തിരുത്തൽ മാർഗങ്ങൾ
മൊത്തം 11 തിരുത്തൽ മാർഗങ്ങൾ കാണുന്നു
അതിൽ നമുക്ക് വേണ്ടത് എട്ടമാത്തേത് ആണ്
ചങ്ങെ ടോ സിസ്റ്റം javaലാങ് വലിയ അക്ഷരം S നൽകുമ്പോൾ എറർ ഇല്ലാതാകുന്നു
ഇങ്ങനെയാണ് javaയിലെ എററുകൾ എക്ലിപ്സ് ഉപയോഗിച്ച് കണ്ട് പിടിക്കുന്നതും തിരുത്തുന്നതും
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള എറർസ്
എക്ലിപ്സ് ഉപയോഗിച്ച് ജാവ കണ്ട് പിടിക്കുന്നതും തിരുത്തുന്നതും
ഒരു അസ്സൈന്മെന്റ് താഴെ തന്നിട്ടുള്ള കോഡിലെ എറർസ് കണ്ടെത്തി അവ തിരുത്തുക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
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നുകുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി